ഇത്രയും പറഞ്ഞു സച്ചിനെ കുറിച്ചുള്ള വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.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

പ്രധാന സ്തംഭ പാദത്തിന്റെ നാല് മൂലകളിലായി നാല് വലിയ മിനാരങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഈ നാല് മിനാരങ്ങളും നാൽപത് meter ഉയരമുണ്ട്. നമസ്കാരം! എന്‍ടെ പേര് ഗോപാൽ. ഞാനിന്ന് അരുണിനോടൊപ്പം ആണ് ഇവിടെ ഉള്ളത്. ഇന്നിവിടെ ഞങ്ങൾ പലതരത്തിലുള്ള വിനോദങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. വിനോദങ്ങൾ പലതരമാണ് അത് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആസ്വദിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. അഹ് അരുൺ താങ്കൾക്ക് എന്താ

ഏർ game കള്‍ കളിക്കലാകാം. അഹ് വല്ലവരുടെ ഒപ്പം കറങ്ങാൻ പോകലാകാം. അഹ് അങ്ങനെ പലതരം വിനോദങ്ങൾ ആണ് ഉള്ളത്. അഹ് താങ്കൾ കുടുംബപരമായിട്ട് എന്തൊക്കെ വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ട് ഗോകുല്‍ ഗോപാൽ. ഞാൻ കുടുംബപരമായിട്ട് പല സ്ഥലത്തും tour പോകാറുണ്ട്. ഇപ്പോ ഞങ്ങൾ മലപ്രദേശങ്ങൾ, കായലരികങ്ങൾ, കടൽതീരങ്ങൾ എന്ന സ്ഥലങ്ങളിലാണ് വിനോദ സമയം ചെലവഴിക്കാറുണ്ട്. അതെല്ലാമാണ് നങ്ങടെ കുടുംബപരമായിട്ടുള്ള നങ്ങടെ വിനോദങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോ അവസാനമായിട്ട് ഒരു രണ്ടുമാസം മുമ്പ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തോടെ ഒരു മൂന്നാറിലേക്ക് അഹ് tour പോയിരുന്നു. ആഹ് അത് നമ്മ വിനോദത്തിന്‍ടെ അതൊരു വിനോദത്തിന്‍ടെ ഭാഗം തന്നെയാണ്. വളരെ അഹ് time നമുക്ക് അവിടെ spend ചെയ്യാൻ പറ്റി. അഹ് നമുക്ക് നമ്മുടെ family full ഒരുമിച്ച് കൂടാൻ സാധിച്ചു. വളരെ നല്ലൊരു സമയമായിരുന്നു ഞങ്ങടെ ജീവിതത്തിലെ അത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.

അതുപോലെതന്നെ വിനോദം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ട നല്ലൊരു കളിയാണ്. അതാണ് വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്‍. വിനോദം എല്ലാവർക്കും വേണ്ട ഒരു കളി തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അഹ് വിനോദം അഹ് tour രീതിയിൽ മാത്രമല്ല നമുക്ക് സ്വന്തമായ രീതിയിൽ എവിടെലും അഹ് പോകുന്നതോ അല്ലെങ്കിൽ ബന്ധു ബന്ധുക്കളുമായി സമയം ചെലവഴിക്കുന്നതോ ഒരു വിനോദങ്ങളിൽ പെടാം. shuttle കളിക്കു, football കളിക്കു, അഹ് കൂട്ടുകാരുമായി സമയം ചെലവഴിക്കുക ഇതൊക്കെ വിനോദങ്ങളിൽ ഏർപ്പെടുന്ന കുറച്ചു കാര്യങ്ങളാണ്. അഹ് വിനോദങ്ങളിൽ ഏർപ്പെടുന്നതോടെ നമ്മുടെ ആഹ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വേണെങ്കി കുറയ്ക്കാം. ആഹ് ഇപ്പോ ഞാൻ അവസാനമായി വിനോദയാത്ര പോയത് ഒരു രണ്ടുമാസം മുമ്പായിരുന്നു. അഹ് ഞങ്ങൾ ഊട്ടിയിൽ പോയി കൊടൈക്കനാൽ പോയി. അഹ് എൻടെ വീട്ടുകാരുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ എനിക്ക് സാധിച്ചു. ആഹ് വിനോദയാത്രകൾ അഹ് പലതരമുണ്ട്. നമ്മൾ കൂട്ടുകാരായിട്ട് പോകുന്നതുണ്ട്, ബന്ധുക്കളായിട്ട് പോകുന്നതുണ്ട്, അഹ് പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും business കാര്യങ്ങൾക്കായിട്ട് യാത്ര പോകുന്നവരുണ്ട്. അപ്പോ അഹ് വിനോദയാത്ര ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. താങ്കൾക്ക് എന്താണ് ഈ ഒരു അഭിപ്രായത്തിനെ കുറിച്ച് പറയാനുള്ളത്?

അയാൾക്ക് അത് കളിക്കുക അയാൾക്ക് അത് ആസ്വദിക്കാം അയാളുടെ ഒപ്പം കളിക്കുന്നവരോട് ഒപ്പം അയാൾക്ക് കൂട്ടത്തിൽ കളിക്കാം. ആഹ് ഇത് കാണുന്നവർക്കാണെങ്കിൽ മറ്റൊരു വിനോദം കൂടിയാണ്. രണ്ട് രീതിയിൽ നമുക്ക് അത് enjoy ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻടെ ഒരു ഗുണം എന്ന് സാ പറയുന്നു നമുക്ക് പറയാം ഇപ്പൊ ഒരു ഇപ്പം കുറച്ചു ആൾക്കാർ അവിടെ കളിക്കുന്നു അത് അവർക്ക് വിനോദം നമ്മൾ കാണുന്നു നമുക്ക് മറ്റൊരു വിനോദം അവർക്ക് അവരുടെ വിനോദം നമുക്ക് നമ്മ നമ്മുടെ വിനോദം. നമുക്ക് അങ്ങനെ വേർതിരിച്ചു പറയാൻ പറ്റുമോ വിനോദങ്ങളെ പറ്റി അതുപോലെതന്നെയാണ് മറ്റുള്ള കളികളും football അങ്ങനെയുള്ള കളികളും അഹ് പിന്നെ നമ്മൾ mobile ൽ കളിക്കുന്ന game കൾ ഇതെല്ലാം ഇതിൻടൊരു ഒരു ഭാഗമാണ്. എനിക്ക് ഇതാണ് ഞാനൊരു കളി എന്ന രീതിയിലാണ് വിനോദത്തെ ഉറ്റു നോക്കുന്നത് താങ്കൾ എങ്ങനെയാണ് ഈ വിനോദത്തെ ഉറ്റുനോക്കുന്നത്? കളിയുമായി താങ്കൾ ഞാൻ പ്രധാനമായി കാണുന്നതും അഹ് cinema ചലച്ചിത്രങ്ങൾ അഹ് web series കൾ ഇതിലൂടെയാണ് ഞാൻ അഹ് വിനോദം അഥവാ എൻടെ ഞാൻ കൂടുതലുമായി കാഴ്ചവെക്കുന്നു. അഹ് കളികൾ അഹ് കളികളിലൂടെ ഞാൻ വിനോദം കണ്ടെത്താറുണ്ട് പക്ഷേ കൂടുതലും അഹ് ചലച്ചിത്രങ്ങളിലൂടെയാണ് ഞാനത് ആസ്വദിക്കാറ്. അഹ് എനിക്കിഷ്ടപ്പെട്ട ചില ചിത്രങ്ങളും series കളും എല്ലാം കാണുമ്പോൾ എനിക്ക് നല്ലൊരു മനസ്സിന് ഒരു ആശ്വാസം അഹ് അതിലൂടെ കിട്ടാറുണ്ട്. അഹ് താങ്കൾ series ഒന്നും കാണാറില്ലേ?

സമയം നമുക്ക് ആഹ് ആ ഇല്ലാ ചെലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ TVseries എല്ലാം അഹ് പറയുന്ന കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ നമ്മൾ ഇപ്പോ ഒരു ജോലിക്കാരൻ എന്ന് വിചാരിക്കാ, നമ്മൾ രാവിലെ പോയിട്ട് ഒരു നാലുമണി തൊട്ട് രാവിലെ ഒരു പത്ത് മണി തൊട്ട് വൈകുന്നേരം അഞ്ച് മണി വരെയും ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. നമുക്ക് സമയം ചെലവഴിക്കാൻ ഏറ്റവും നല്ലൊരു option ആണ് ഈ TVcinema, movies, series എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അതിൽ ഇരിക്കുന്നതിലൂടെ നമ്മുടെ stress നമ്മ relief ചെയ്യും. നമ്മ പരമാവധി നമുക്ക് അത് കുറച്ചു നേരം കോ അഹ് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ചിന്ത നമുക്കൊന്ന് മാറ്റാൻ സാധിക്കും ഇതെല്ലാം ആണ് നമുക്ക് ഈ movie യിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലുപരി കിട്ടുന്നതെ entertainment ലൂടെ ആഹ് പ്രത്യേകിച്ച് അങ്ങനെ ആഹ് നമുക്കൊന്നും പറയാനില്ല അഹ് നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷം തന്നെയാണ് കൂടുതലും നമ്മള് entertainment കളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന

work ന്‍ടെ stress ഒക്കെ മാറ്റിവയ്ക്കാൻ ആണെങ്കിലും നമ്മ പല രീതിയിലാണ് നമ്മൾ വിനോദത്തെ ഏർപ്പെടുന്നത്. ചിലപ്പോൾ എന്തേലും ഒരു പരിപാടി ദിവസവും അവധി ദിവസമോ ബന്ധുക്കാര്യയിട്ട് ചെലവഴിക്കാൻ ആയിരിക്കും നമ്മടെ അഹ് വിനോദ വിനോദത്തിന് ഒരുങ്ങുന്നത് അഹ് ഇല്ലെങ്കിൽ പതിവുപോലെ നമ്മൾ എന്തേലും ചെയ്യുന്നതായിരിക്കാം. ഇപ്പോ അഹ് കുട്ടികള് വിനോദം എന്ന് പറഞ്ഞാൽ school പോയി വരുന്നു വൈകുന്നേരം കളിക്കാൻ പോകുന്നത് അവർക്ക് എപ്പോഴും ഒരു വിനോദമാണ്. അതെ അത് പ്രായമാകും തോറും അവർക്ക് കളികളിൽ നിന്ന് അവർക്ക് സമയം കിട്ടാതെ വരും അഹ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾക്ക് എന്താണ് ആ ഒരു നിലപാടിനെ കുറിച്ച് പറയാനുള്ളത് ഗോപാൽ? അത് അത് വളരെ വളരെ ശരിയായുള്ള ഒരു അഹ് കാര്യം തന്നെയാണ് താ mister അരുൺ പറഞ്ഞത് ഇവിടെ. ഇപ്പൊ നമ്മളീ പ്രായം ചെല്ലുംതോറും നമ്മുടെ ചിന്ത മാറും അതുകൊണ്ട് നമുക്ക് ഇപ്പ ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് ഭാവിയിൽ ചെയ്യാൻ സാധിക്കില്ല എന്നുവച്ചാല് ഇപ്പൊ നമ്മൾ ഒരു പത്ത് വയസ്സുള്ള കുട്ടിയാണെന്ന് വിചാരിക്കുക. ഇപ്പം നമുക്ക് ഏറ്റവും വിനോദ അഹ് എന്ത് entertainment ആയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഈ കളിക്കാൻ പോകലാ നമ്മൾ കളിക്കാൻ പോയി നമ്മുടെ സമയങ്ങൾ അങ്ങനെ ഒരുപാട് ചെലവഴിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ വലുതാവും ഒരുപതിനാല് പതിമൂന്ന് വയസ്സ് ആകുമ്പോൾ പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സാകുമ്പോൾ അപ്പം നമുക്ക് നമ്മുടെ അഹ് ക്കിയ സമയം ചെലവഴിക്കുന്ന ഒരു സമയം എന്നു പറഞ്ഞാൽ ഈ mobile games ഉം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അതിലൂടെ നമുക്ക് നമ്മുടെ ഒരുപാട് സമയം ചെലവഴിക്കാൻ സാധിക്കും. അതൊരു entertainment ല്‍ ഉപരി അതൊരു carrier ആയിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരേം എനിക്കറിയാം. അഹ് പിന്നെ അതിനൊന്ന അതിലും മുതിർന്ന നമുക്കൊരു പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സിലേക്ക് ആകുന്നൊടെ നമ്മൾ നേരെ game ൽ നിന്നൊക്കെ പയ്യെ വിട്ട് നമ്മൾ cinema, series ലോകങ്ങളിലേക്കൊതുങ്ങും. നമ്മ അവിടെ നിന്നും നമ്മൾ cinema കണ്ടു നമ്മുടെ സമയം നമ്മൾ അഹ് ചിലവാക്കുന്നു. നമ്മൾ ഒത്തിരി നേരം നമ്മൾ cinema കാണുന്നു. നമ്മുടെ സമയം നാം അങ്ങനെ spend ചെയ്യുന്നു. അങ്ങനെ അങ്ങനെ കുറെ കാര്യം നമ്മൾ അങ്ങനെ waste ക്കാ കളയുന്നു. അതിനുശേഷം നമ്മ പതിനെട്ട്, അഹ് പത്തൊൻപത്, ഇരുപത് വയസ്സിലേക്ക് നമ്മുടെ ചിന്ത വീണ്ടും മാറും നാമിങ്ങനെ tour പോകുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്ത മാറും നമ്മ കൂടുതല് സമയം നമ്മുടെ കൂട്ടുകാരൊപ്പം ചിലവഴിക്കാൻ നോക്കും നമ്മ

അത് ഇപ്പം ഒരു രീതിന്ന് കണക്കാക്കുകയാണെങ്കിൽ ശരി തന്നെയാണെന്ന്. പക്ഷേ കൂടുതലുംഈ mobile ഉപയോഗങ്ങളും അതെല്ലാം ഒരു വിനോദരീതിയിൽ അഹ് വിനോദം എന്നുള്ള രീതിയിൽ അധികമായി കഴിഞ്ഞാൽ അത് അഹ് addiction ലേക്ക് അത് മാറാനുള്ള chance കാണുന്നുണ്ട്. അപ്പോ വിനോദം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾക്ക് കുടുംബപരമായിട്ട് എന്ത് വിനോദങ്ങളിൽ ഏർപ്പെടാ

കുടുംബപരമായിട്ട് നമ്മൾ ആഹ് ഞാൻ ആദ്യമേ പറഞ്ഞപോലെതന്നെ നമ്മൾ ദൂരെയെല്ലാം യാത്രയ്ക്ക് പോകും. ഞങ്ങള്‍ ദൂര ദൂരസ്ഥലങ്ങളിൽ നമ്മ നമ്മൾ താമസിക്കാൻ പോകും resort എടുക്കും അങ്ങനെ ഒക്കെ എടുക്കും നമ്മ adventures ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുക, എന്ന നമ്മ ആഹ് മാ tree house ൽ താമസിക്കുക, ആഹ് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോവുക അങ്ങനെ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളുടെ കുടുംബത്തോട് നമ്മൾ ആഹ് വിനോദങ്ങള്‍ ആസ്വദിക്കാറുണ്ട്. അതെല്ലാമാണ് നമ്മൾ ഏർ ചെയ്യാറ്. താങ്കളുടെ കുടുംബപരമായി താങ്കൾ എ കുടുംബങ്ങൾ അഹ് വിനോദമാസ്വദിക്കുന്നത് കൂടുതലും അഹ് cinema യ്ക്കു പോകലോ ഇല്ലെങ്കിൽ അഹ് ബന്ധുവീട്ടികളിൽ ഒരു ഒരു ദിവസം താമസിക്കാൻ പോവുകയോ അങ്ങനെ അവ അവരുവായിട്ടുള്ള ഒരു ചർച്ചകളിൽ ഒക്കെ ഏർപ്പെടൽ ഒക്കെ ഞങ്ങൾ ഒരു വിനോദമായി കാണുന്നത്. ഞങ്ങൾ അധികം അങ്ങനെ പുറത്തേക്ക് അങ്ങനെ tour ഒന്നും പോകാറില്ല പോകാറുണ്ട് പക്ഷേ അധികരീതിയിൽ ഞങ്ങൾ അങ്ങനത്തെ രീതിയിലുള്ള വിനോദം ഒന്നും ചെയ്യാറില്ല ഞങ്ങള് അഹ് തറവാട്ടിൽ അല്ലെങ്കിൽ അങ്ങനെത്തെ എന്തേലും ഒരു അഹ് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അഹ് entertainment ആയിരിക്കാറാണ് പതിവ്. പിന്നെ cousins ആയിട്ട് വല്ലോം അഹ് രാത്രി cinema കാണുക അഹ് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഒരു entertainment രീതി കാണും. ആഹ് താങ്കൾക്ക് ഈ വ വളർന്നുവരുന്ന തലമുറയോട് entertainment നെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഗോപാൽ വളർന്നുവരുന്ന തലമുറയ്ക്ക് അഹ് സമയം ചെലവഴിക്കാനും അവരുടെ വിനോദം കണ്ടെത്താനും അവർക്ക് നമ്മുക്ക് ഇപ്പൊ ലഭിച്ചതിനേക്കാള്‍ ഒരു നൂറ് ഇരട്ടി വഴികൾ കിട്ടുന്നതാണ്. അഹ് പക്ഷേ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഈ വിനോദങ്ങൾക്ക് പങ്കുചേരുമ്പോൾ ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾ ലഹരികളിലേക്ക് സഞ്ചരിക്കുന്നു.

ഉന്നയിച്ച ആശയം വളരെ നല്ലതാണ്. അഹ് ഇപ്പോഴത്തെ പ് തലമുറ മറ്റേ ലഹരിയും ഒരു വിനോദമായിട്ട് കണക്കാക്കി വരികയാണ്. ഒരു അഞ്ചാം class ൽ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ നിന്ന് വരെ കഞ്ചാവും മയക്കുമരുന്ന് ഒക്കെ കണ്ടെത്തിയതായിട്ട് ഒക്കെ അറിയുന്നുണ്ട്. അപ്പോ ആ ഒരു രീതിയിലുള്ള ഒരു വിനോദം കണ്ടെത്തലുകൾ ഒരു നല്ല രീതിയക്ക് അല്ല എന്നാണ് എൻടെ ഒരു അഭിപ്രായം. അഹ് ഇപ്പോ നമ്മുടെ കാലത്തൊക്കെ അത്രയ്ക്ക് അങ്ങനെ ലഹരി ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും കളിക്കാൻപോയാൽ മതി എന്നായിരുന്നു. അഹ് ചിലവരൊക്കെ വീട്ടീന്ന് വിടാതെ ഇരുന്നിട്ട് ഉണ്ടെങ്കിലും അവരെ വീട്ടുകാർ അറിയാതെ ചാടി വരെ വരാർ ഉള്ളതാണ്. അങ്ങനത്തെ dedication ഒക്കെ ആഹ് ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു ഏത് ഞങ്ങളുടെ കാലത്ത്. എനിക്കൊരു കൂട്ടുകാരൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പഴത്തെ പിള്ളേര് അഹ് വീട്ടിൽ നിന്ന് ഇറങ്ങാതെ അഹ് മടിയും പിടിച്ച് ആഹ് computer ന്‍ടെ ഒക്കെ computer game ഉം ലഹരിയും അഹ് അടിമപ്പെട്ട് അങ്ങനെ ജീവിക്കാണ്. അപ്പോ അവരോട് വീട്ടിലോട്ടൊക്കെ അഹ് പുറത്തിറങ്ങാൻ വല്ലപ്പോഴും ഒക്കെ ഒന്ന് പുല്ല് തൊടുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾക്കോ? എനിക്കും പറയാനുള്ളത് ഏറെക്കുറെ അത് തന്നെയാണ്. ആഹ് നമ്മൾ ഈ ലഹരിയുമായി അടിമപ്പെട്ട് പോയികഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് ബാധിക്കും. ഈ ആഹ് ഉം entertainment ന് ഉപരി നമ്മുടെ അഹ് future ൽ തന്നെ അത് ബാധിക്കുന്നതാണ്.

റ്റു എന്ന് തിരിച്ചറിഞ്ഞ് അഹ് നമ്മല്‍ എല്ലാത്തിലും ഏർപ്പെടുക. അഹ് കാരണം ഇന്നത്തെ തലമുറയെ പാ police എന്ന് police വളരെ അഹ് വ്‌ വളരെ നന്നായിട്ടാണ് നിരീക്ഷിക്കുന്നത് police

നമുക്ക് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ addiction എന്ന് പറഞ്ഞ് സംഭവം വളരെ ഒരു dangeros ആയിട്ടുള്ള സംഭവം ആണ്. ഇപ്പോ ഒത്തിരിനേരം phone കളിച്ചാലും ലഹരി കുറേഉപയോഗിച്ചാലും കിട്ടുന്ന addiction ഏകദേശം same തന്നെയാണ്.

അഹ് ശരീരത്തിനും കേട് ഉണ്ടാവുകയില്ല നമ്മുടെ മനസ്സിനും അഹ് സമാധാനം ഉണ്ടാകും അങ്ങനെ എനിക്ക് ഇതിലൂടെ പറയാനുള്ളത്. അഹ് താ പിന്നെ നമുക്ക് അഹ് വിനോദെന്നു പറയാം വിനോദം എന്ന് പറയാൻ സാധിക്കുന്ന നമ്മുടെ

ജന്മദിനം ആഘോഷിക്കുന്നത് നമ്മൾ പ്രായമാകുന്നതിന്‍ടെ നമ്മുടെ ജന്മദിനത്തിനെ കുറിച്ച് വരെ ഓർക്കാതെ വരുന്നു പോവുകയാണ്. ചെറുപ്പങ്ങളിൽ നമ്മൾ ആഘോഷിച്ചതുപോലെ നമ്മൾ വലുതാവുമ്പോൾ ആഘോഷിക്കണമെന്നില്ല.

എൻടെ ജീവിതത്തിൽ ഒരിക്കൽ ഞാൻ എൻടെ കുടുംബമായി ഞാൻ രാജ്യത്തിന് പുറത്ത് മറ്റൊരു രാജ്യത്ത് ഞങ്ങൾ കുടുംബത്തോടെ അഹ് യാ ദൂരെയായി യാത്ര ചെയ്തു നിങ്ങൾ അതൊരു വിനോദമായി നിങ്ങള്‍ കണക്കാക്കാം. അഹ് അത് വളരെ നല്ലൊരു സമയമായിരുന്നു. എൻടെ life ൽ ഏറ്റവും best time എന്നും വേണമെങ്കിൽ പറയാം അതിനെ. അഹ് ഞങ്ങൾ മറ്റൊരു ഖത്തർ എന്ന് പറഞ്ഞ നാട്ടിലെക്കാണ് ഞങ്ങൾ വിനോദത്തിന് പോയത് അവിടെ വളരെ നമ്മുടെ നാട്ടിൽ നിന്ന് തികച്ചുംവ്യത്യസ്തമായ പല കാര്യങ്ങളും അവിടെനിന്ന് കാണാൻ സാധിച്ചു. അവിടെ പലതരത്തിലുള്ള അവിടുത്തേ culture അവിടുത്തെ ഭക്ഷണങ്ങൾ, അവിടുത്തെ രീതികൾ, അഹ് അവിടത്തെ കാലാവസ്ഥ എല്ലാം നമുക്ക് അറിയാൻ സാധിച്ചു. വളരെ വ്യത്യസ്തമായും വളരെ അഹ് വിചിത്രമായും തോന്നിയ പല നിമിഷങ്ങളും അന്നവിടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അഹ് പല വ്യത്യസ്തമായ വിനോദങ്ങളും നമ്മുടെ നാട്ടിലില്ലാത്തത് പലതും നമുക്കവിടെ ചെയ്യാൻ സാധിച്ചു. ആഹ് പിന്നെ ഭക്ഷണം ക ഭക്ഷണം ഞാനൊരു ഭക്ഷണത്തെ വിനോദമെന്ന രീതിയിലാണ് കാണുന്നത്. സാധാരണ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവൻ നിലനിർത്താൻ ഉള്ള ഒരു കാര്യം മാത്രമല്ല നമുക്ക് അതൊരു ആഹ് relaxing ഉം നമുക്ക് അത് ഒരു എ entertaining ഉം ആയിട്ടുള്ള കാര്യമാണ്. വ്യത്യസ്തമായ ഭക്ഷണങ്ങളെല്ലാം കഴിക്കുക എന്ന് പറഞ്ഞാൽ. ആഹ് പലതരത്തിലുള്ള പുതിയ ഭക്ഷണങ്ങൾ എല്ലാം അവിടുന്ന് try ചെയ്യാൻ സാധിച്ചു വളരെയേറെ രസമുള്ളകാര്യം തന്നെയാണ് പുതിയ ഭക്ഷണങ്ങളെല്ലാം കഴിച്ചുനോക്കുക എന്നുള്ളത് ഏർ താങ്കൾക്ക് എന്താണ് ഈ ഭക്ഷണവും ഏർ ഉം ആഹാരത്തെപ്പറ്റി പറയാൻ ഉള്ളത് ഛേ, ഭക്ഷണവും entertainment നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏർ entertainment ന്‍ടും ഭക്ഷണവും തമ്മിൽ ഒരു ഒരു ഒരു relation നിൽ ഒത്ത് പോകാൻ പറ്റിയൊരു കാരണം തന്നെയാണ്. കാരണം നമ്മക്ക് എങ്ങനെ നമുക്ക് വേണ്ട രീതി നമുക്ക് എങ്ങനത്തെ രിതി വേണ്ടെലും നമുക്ക് വിനോദം അതായത് entertainment നമുക്ക് ചെയ്യാം. നമ്മൾ എന്തിലൂടെയാണ് എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എന്താണ് വിനോദമെന്നു തോന്നുന്നത് അതിലൂടെ ചെയ്യാനാണ് ചെയ്യണമെന്നാണ് എൻടെ ഒരു അഭിപ്രായം അതിപ്പോ ഭക്ഷണത്തിലൂടെ ആണെങ്കിൽ ഭക്ഷണത്തിലൂടെ